സാറേ എന്നെ ഓർമയുണ്ടോ ഞാൻ രണ്ടു വര്ഷം മുൻപ് സാറിന്റെ ഇൻസ്റ്റിറ്റൂട്ടിൽ പടിച്ചിരുന്നു ആ ഹ്ം പേര് പറയൂ

സന്തോഷാണ് ലെ സന്തോഷ് എവിടുള്ളതാണ് നാടും കൂടെ പറയോ ഞാന് മണ്ണാർകാടിനടുത്ത് കുമരമ്പത്തൂര് എന്ന് പറയും ആ സ്ഥലത്ത് ഉള്ളത് ആണ് കുമരമ്പത്തൂര് ലെ ഇപ്പോ എനികോർമയില്ലാ ട്ടൊ എനിക്ക് സത്യത്തില് സാർ ഞാൻ ഇപ്പോ അവിടെ പടിച്ചിട്ട് രണ്ടു കൊല്ലം ഒരു എക്സ്ട്രാ ഒരു പാട് കോഴ്സ്കളൊക്കെ ചെയ്തു ശേഷം ഞാനിപ്പോ നല്ല ജോലിക്ക് വേണ്ടി നോക്കാണ് അപ്പോ ലോക്ക് ഡൌൺ ആയത് കൊണ്ട് പല

ആ മണ്ണാർക്കാട് പള്ളിക്കുന്നുള്ള സന്തോഷാണോ പള്ളിക്കുന്നല്ല പള്ളിക്കുന്ന് അതിന്റെ മുന് സീനിയർ ആയിട്ട് ഒരു സന്തോഷ് ഉണ്ടായിനു ആ അതേ ഓ കെ ഓ കെ അപ്പോ എന്തായാലും മ്ഹ് എന്നിട്ട് പറയൂ ഞാൻ ഇപ്പോ ജോലിക്ക് വേണ്ടി നോക്കുണ്ട് സർ അവസരങ്ങള് എന്തൊക്കെയാണ് ഞാൻ ഇപ്പോ വിദേശത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വിദേശത്തൊന്നും കൊറോണ അങ്ങനെ വിട്ടു മാറിയിട്ടില്ല . വാക്സിനേഷനും അങ്ങനത്തെ കുറെ ഒരു പാട് വേള് വിളികളാണ് മോനിപ്പോ ആ മോനിപ്പോ എന്തു വരെയാ

ഞാനിപ്പോ സാരിന്റെയെടുത്ത് പറഞ്ഞില്ലേ ഞാൻ ബി ടെക് അവിടെ പടിച്ചിരുന്നു അതിനു ശേഷം കുറച്ച് കുറച്ച് എക്സ്ട്രാ ആയിട്ട്

കോഴ്സ് അങ്ങനെ പൂർത്തീകരിച്ചിട്ടില്ല പക്ഷേ ഒരു പാട് ക്ലാസ്സുകളൊക്കെ അറ്റെൻഡ് ചെയ്തു എക്സ്ട്രാ സ്കില്ല്കളൊക്കെ നേടിയെടുത്തിട്ടുണ്ട് ആ അത് ശെരി ഓ കെ ഓ കെ ഹ്ം അപ്പോ മോനെനി എന്തൊക്കെ അവസര തൊഴിലവസരങ്ങള് എന്തൊക്കെയാ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ

തേടിയിട്ടാണ് മോണ് എന്നെ വിളിച്ചിട്ടുള്ളത് അല്ലേ

ഓ കെ അപ്പോ സാധാരണ ബി ടെക് കഴിഞ്ഞ ആളുകള് ഒരുപാട് ആളുകള് ഇതിന്റെ ഒരു മുപ്പത് ശതമാനം ആളുകളും ജോലി ഇല്ലാതെ ഇരിക്കുന്നവരാണ് . പിന്നീട് ഒരു സാറ് ഞങ്ങളെ ഞങ്ങള് ബി ടെക് കാരനെ ആക്ഷേപിക്കുകയാണോ സർ അല്ല പൊതുവേ പറയാ ബി ടെക് കഴിഞ്ഞിട്ട് പലരും കൂടുതലും തൊഴിലവസരങ്ങളൊന്നും തേടി പോകാതെ ചടഞ്ഞു കൂടൂന്നൊരു പതിവുണ്ട് സാധാരണ അതാണ് ഞാന് സാർ ഞങ്ങള് ചടഞ്ഞു കൂടുന്നവരല്ല സർ ഞങ്ങള് ഞങ്ങള് സമൂഹത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ തോത് ഉയരുന്നത് കൊണ്ട് ഞങ്ങള് ചില അതായിരിക്കും അതാണ് നിങ്ങളുടെ ഒരു ഗ്രോസസ് പേർസെന്റേജ് കാണിക്കുന്നേ ബാക്കി ഒരു സംരംഭങ്ങൾക്കും ഇങ്ങനെ ഇല്ല ബാക്കിയുള്ള ഇതിലൊക്കെ ജോബ് അവരു കഴിഞ്ഞാൽ തന്നെ അവരുടെ തൊഴിലുകളൊക്കെ ഏകദേശം ഉറപ്പാകുന്നുണ്ട്

ആക്ഷേപിക്കാനോ അല്ലെങ്കില് അതിനു കളങ്കപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നതില് ഈ ബി ടെക് കോഴ്സ് നെ തന്നെ കുറച്ച് ഞമ്മള് അധിക്ഷേപിക്കേണ്ടത് ഉണ്ട് കാരണം ഇത്രയും ആളുകള് വെറുതെ ഇരികുകയാണ് ഇത് ചെയ്തിട്ട് കോഴ്സ് നെ ഇങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഒരു ബേസിക് മാത്രമാണ് ഇത് വ്യക്തികളെ വേണമെങ്കില് സാറിന് ആക്ഷേപിക്കാം പക്ഷേ ഈ കോഴ്സ് നെ സർ ഞങ്ങള് വിളിച്ചത് തൊഴിലാവസാരങ്ങളെ പറ്റി സംസാരിക്കാനായിട്ടാണ് ഒ കെ ഓ കെ ഞാൻ പറഞ്ഞു തരാം ഇതില് ഞാൻ പറഞ്ഞത് പോലെ തന്നെ കുറച്ച് ആൾക്കാര് വെറുതെ ഇരിക്കുന്നുണ്ടു എങ്കിലും ഒരുപാട് പേര് ഇതിൽ നിന്നും മാറിയിട്ട് പിന്നീട് ഈ ഒരു സിവിൽ സരവീസിന്റെ മേഖലയിലേക്ക് അല്ലെങ്കില് രാഷ്ട്രത്തെ സേവിക്കുക ഉവ്വ് ഉവ്വ് ഉദ്യോഗത്തിന്റെ മേഖലയിലേക്ക് ഐ പി എസ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ നമ്മക്ക് മാതൃകയാണ് . പക്ഷേ ഞമ്മള് ഒന്നിനും പോകാതെ ഒന്നിനും ശ്രമിക്കാതെ ഇരിക്കുന്നവരെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓ കെ സിവിൽ സർവീസ് ഒരു സാധ്യതയാണ് ഒരു തൊഴിലാവസരമാണ് അല്ലേ . അങ്ങനെയുള്ള ഉദ്യോഗങ്ങളൊക്കെ ഞമ്മക്ക് പിന്നെ അടുത്തത് ഞാൻ ഒരു അധ്യാപന രംഗത്ത് താല്പര്യപ്പെടുന്ന ഒരാളാണ് അധ്യാപന രംഗത്ത് താല്പര്യമുള്ള ആളാണ് എന്നുണ്ടെങ്കില് നമുക്കറിയുന്നത് പോലെ തന്നെ ഒരുപാട് ബി ടെക് ഉദ്യോഗാർഥികള് പിന്നീട് പി എസ് സി എഴുതിയിട്ട് കാറ്റ് ഒക്കെ എഴുതിയിട്ട് നമ്മുടെ എൽ പി യു പി തലങ്ങളിലേക്ക് അദ്ധ്യാപനത്തിന് വേണ്ടി ചേരുന്നുണ്ട് ആ വഴിക്ക് ഒന്ന് കൂടെ ശ്രമികുക ശ്രമിക്കുകയാണെന്നുണ്ടെങ്കില് വളരെ അധികം മികച്ചതാകുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഓ കെ സർ അപ്പോ യു പി എസ് സി സിവിൽ സർവീസും പി എസ് സി ഒക്കെ ഒരു സാധ്യതയാണ് അല്ലേ സർ

അതേ അതേ ഒരു സാധ്യത മാത്രമാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പടിച്ചിട്ടോന്നുമില്ലല്ലോ വിദേ വിദേശ തൊഴിലുകളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവിടെ വിദേശ രാജ്യങ്ങളിലൊന്നും ഈ വിദേശത്തേക്കുള്ള നമ്മുടെ ആളുകലൂടെ ഒരു മികവുള്ള ആളുകളൊക്കെ വിദേശത്തേക്ക് ഇങ്ങനെ ഒഴുകി കൊണ്ടിരിക്കുകയാണ് നമ്മക്ക് നമ്മുടെ നാട് മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കില് അത് നമ്മുടെ ഉള്ളിലെ തൊഴിലുകള് തന്നെ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അതാവുമ്പോ നമുക്ക് എന്ത് ഹെൽത്ത് ഇൻഷുറൻസ് ആരോഗ്യ പരമായിട്ടുള്ള സുരക്ഷാ എന്തു എല്ലാ വിധത്തിലുള്ള സുരക്ഷയും നാട്ടിൽ നിന്ന് തന്നെ പ്രാധാനം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ജോലികളില് കേറി പറ്റണം സർക്കാർ തലങ്ങളില് കേറി പറ്റണം എന്തു കൊണ്ട് അതല്ല വിചാരിക്കുന്നേ ഞാൻ കുടുംബത്തില് ഞാൻ സാറിനറിയുന്നതല്ലേ ഞാൻ താഴ്ന്ന ഫാമിലി ബാക്ക് ഗ്രൌണ്ട് ഉള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നേ അപ്പോ പടനാവശ്യത്തിന് ഒരുപാട് ലോണുകളും മറ്റുമൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം

വിദ്യാഭ്യാസ ലോണുകള് വിദ്യാഭ്യാസ ലോണുകള് പ്രാധാന്യം ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ആ വഴിക്കൊന്നു ശ്രമിച്ചു കൂടാ സാർ അത് തിരിച്ചടക്കണം എത്രയും പെട്ടന്ന് തിരിച്ചടക്കണം എത്രയും പെട്ടെന്ന് തിരിച്ചടച്ചിട്ട് വേണം ഒരു നല്ലൊരു കുടുംബം ഒരു കല്യാണമൊക്കെ കഴിച്ച് വീടും എല്ലാം റെഡി ആക്കാൻ കുറച്ചു കടങ്ങളൊക്കെ ഉണ്ട് ഏത് ജോലിക്കും അതിന്റേതായിട്ടുള്ള പ്രയാസങ്ങളില്ലേ ഏത് ജോലിയും കുറച്ച് കഴിഞ്ഞ് നമ്മള് കാത്തു നിന്നാലല്ലെ അത് അതിന്റെ ഒരു പ്രതിഫലം കിട്ടുള്ളൂ സർ അതിന്റെ മുന്നേ ഞങ്ങളുടെ വീട് ജപ്തി അടച്ചു പോയാൽ കാര്യമില്ലല്ലോ അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുപാടാളുകള് പരിശ്രമിച്ചു പരിശ്രമിച്ചാണീ രംഗത്തേക്ക് എത്തി ചെല്ലണെ മോനിപ്പോ ഇങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞാല് സാര് എന്തു ചെയ്യാനാണ് സർ സിവിൽ സർവീസ് ഒരു മുപ്പത്തി അഞ്ചു മുപ്പത്തി ഏഴു വയസസു വരെയില്ലേ എനിക്കിപ്പോ ഇരുപത്തിരണ്ടു വയസ്സായിട്ടേ ഉള്ളു വിദേശത്ത് പോയിട്ട് ഒന്ന് കുറച്ചു സമ്പാദിച്ചിട്ട് ഒരു കല്യാണം ഒക്കെ കഴിച്ചിട്ട് പിന്നെ സിവിൽ സർവീസ് നോക്കി കൂടെ സർ അങ്ങനെ വേണമെങ്കിൽ ശ്രമിക്കാം പക്ഷേ അപ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തില് ഒരു പടിക്കാനുള്ള ഒരു വിരക്തി അതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുന്നതാണ് സാധാരണ കാണാ കാണപ്പെടാറ് മോന് വേണമെങ്കിൽ ആ വഴിക്ക് ശ്രമിക്കാം ഓ കെ ഞാൻ അല്പ്പം തിരക്കിലാ പിന്നെ ഇന്നു രാത്രി വിളിച്ചാ മതി ഓ കെ

അതേ അതേ തിരക്കിലാണ് അല്പ്പം തിരക്കിലാണ് ഓ കെ സർ അപ്പോ വിളിച്ചതിലും എടുത്തത്തിലും എല്ലാത്തിലും സന്തോഷം ഹ്ം ഓ കെ